സ്പീക്കർ 2 ഐ മാൻവി മുരളീധരൻ പേഷെൻറ് 22 റ്റു ഹിയർ ബൈ ഈസ് മൈ അൺകണ്ടിഷണൽ ഇറെവർക്കർ

സ്പീക്കർ 2 ഐ ടു അൺകണ്ടിഷണലി ഇറെവർകബിളി ആസ് ഐ നോ ഓൾ മൈ റൈറ്റ് ഇൻ ദി റെക്കോർഡിങ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് 2001-22 റ്റു ഐ ഐ ടി മദ്രാസ് ആൻഡ് എസ് റ്റു എസ് കൺസോർട്ടിങ് ഐ ടു അൺകണ്ടിഷണലി ഇറെവർകബിളി ആസ് ഐ നോ ഓൾ മൈ റൈറ്റ് ഇൻ ദി റെക്കോർഡിങ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് 2001-22 റ്റു ഐ ഐ ടി മദ്രാസ് ആൻഡ് എസ് റ്റു എസ് കൺസോർട്ടിങ് ഫോർ ഇന്ത്യൻ ലാങ്ഗ്വേജസ് ഐ ടു ആൻഡേർസ്റ്റാന്റ് ദാറ്റ് ഐ ഐ ടി മദ്രാസ് ആൻഡ് എസ് റ്റു എസ് കൺസോർട്ടിങ്
സ്പീക്കർ 2 ഫോർ ഇന്ത്യൻ ലാങ്ഗ്വേജസ് കാൻ ലോഫുള്ളി യൂസ് ദി റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ
സ്പീക്കർ 1 ഇ, ആദർശ്‌ സിബി, ഏജ്‌ 21, ഹെയർ
സ്പീക്കർ 1 ഡോ ഹെയർ ബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേഗീസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-2022
സ്പീക്കർ 1 ഫർദർ ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി ഓഫ്‌
സ്പീക്കർ 1 വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-2022
സ്പീക്കർ 1 ഫോർ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഓഫ്‌ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ
സ്പീക്കർ 2 നമുക്കിന്ന് ഭക്ഷണ രീതികളെ പറ്റി സംസാരിക്കാം കേരളത്തിലെ കേരളത്തിലെ അല്ല ഫുൾ സ്ഥലങ്ങളിലെ നമുക്ക് തോന്ന നമ്മടെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളെ പറ്റിയും സംസാരിക്കാം ആദ്യം ഞാൻ കേരളത്തെ പറ്റി സംസാരിക്കണം
സ്പീക്കർ 2 കേരളത്തെ പറ്റി പറയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കിണത് അരിഭക്ഷണമാണ് അരിഭക്ഷണം ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതല് നെൽകൃഷി ഒക്കെ ഉള്ളത് നമ്മടെ രാജ്യത്തുമാണ്

സ്പീക്കർ 1 തീർച്ചയായും തീർച്ചയായും. അരിഭക്ഷണങ്ങൾ

സ്പീക്കർ 1 അവിഭാജ്യമായ ഒരു ഭക്ഷണം തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം,
സ്പീക്കർ 1 അരി ഭക്ഷണം ഇല്ലാത്ത ഒരു ഭക്ഷണത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ഒരു ദിവസം
സ്പീക്കർ 1 കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യൻ
സ്പീക്കർ 1 കുറഞ്ഞത് ഒരു നേരം എങ്കിലും അരി ഭക്ഷണംകഴിക്കും എന്നുള്ളത്
സ്പീക്കർ 1 വളരെ സത്യമായ കാര്യമാണ്. കാരണം വളരെ വലിയ രീതിയിൽ വലിയ തോതിൽ തന്നെ അരി ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടി ആണ്

സ്പീക്കർ 1 മറ്റു സംസ്ഥാനങ്ങളിൽനിന്നും.

സ്പീക്കർ 2 അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിൽ ഒക്കെ പോയ കാണാം നമക്ക് രാവിലെല്ലാം അവര് എപ്പഴും ചപ്പാത്തി ഒക്കെ ആണ് ഇണ്ടാക്കി കഴിക്ക ഗോതമ്പിനെ കൊണ്ട് ഉണ്ടാക്കണ ഭക്ഷണങ്ങളാണ്
സ്പീക്കർ 2 രാവിലെ ആയാലും ഉച്ചക്ക് ചോറിന്റെ കൂടെ ആയാലും ഒരു ഗോതമ്പിന്റെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകും രാത്രി ആണെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഗോതമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഭവങ്ങൾ ആയിരിക്കും
സ്പീക്കർ 2 എനിക്ക് തോന്നുന്നത് ഗോതമ്പ് കൃഷി ഏറ്റവും കൂടുതൽ പഞ്ചാബിലും അങ്ങനത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഉള്ളത് അത് എനിക്ക് തോന്നുന്നത് നമ്മടെ ഭക്ഷണ രീതികള് നമ്മടെ നാട്ടില് എന്ത് കാർഷിക ഇനമാണോ
സ്പീക്കർ 2 കൃഷി ചെയ്യിണത് അതുമായി കൂടുതൽ ബന്ധപ്പെട്ടുണ്ടെന്നാണ് ഇവ രണ്ടും നോക്കുമ്പോൾ കാണുന്നത് അതുപോലെ ചോള കൃഷി ഉള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ അധികവും ചോളം ഉപയോഗിക്കിണെ കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ലഭ്യമാണെങ്കിൽ പോലും
സ്പീക്കർ 2 പണ്ട് കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഭക്ഷണരീതികള് ആ സ്ഥലത്ത് എന്താണോ സുലഭമായി ലഭിക്കിണത് ആ സ്ഥലത്ത് എന്താണോ അവര് കൃഷി ചെയ്ത് ഇണ്ടാക്കിണത് അതുമായി ബന്ധപെട്ടിട്ടാണ് കൂടുതലായിട്ടും ആ സ്ഥലങ്ങളിലെ ജനങ്ങള് ഭക്ഷണം കഴിക്കിണത് കണ്ടിട്ടുള്ളത്
സ്പീക്കർ 1 അത് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഭാരതത്തെ മാത്രമല്ല, ലോകത്തിലെ മറ്റു രാജ്യങ്ങളെപ്പറ്റി നമ്മൾ നോക്ക്, നെറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും,
സ്പീക്കർ 1 ഏറ്റവും കൂടുതൽ ഭക്ഷണം, അരിഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഭാരതവും അതുപോലെതന്നെ ചീനയുമാണ്.
സ്പീക്കർ 1 ഈ രണ്ടു രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ അരിഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതും ഈ രാജ്യങ്ങളാണ്, അതുപോലെതന്നെ ഉപയോഗിക്കുന്നതും ഈ രാജ്യങ്ങളാണ്. അതുപോലെ ഈ രാജ്യങ്ങളിലെ
സ്പീക്കർ 1 ജനസംഖ്യയും കൂടുതലാണ്, അതിനനുസരിച്ച് ഈ രാജ്യങ്ങളിൽ ഇത്തരം ഭക്ഷണത്തിന്റെ ഉപയോഗവും വളരെയധികം കൂടുന്നു.

സ്പീക്കർ 2 പിന്നെ ഫാമിലി ആവുമ്പോഴ് നമ്മള് പണ്ടൊക്കെ എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മള് കറക്റ്റ് പോഷകാഹാരം കറക്റ്റ്

സ്പീക്കർ 2 കൊറേ കാലങ്ങളിലായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട് പോഷകാഹാരം ഇപ്പൊ അംഗൻവാടികളില് വിദ്യാലയങ്ങളില് അങ്ങനെ എല്ലാ വിദ്യാഭ്യാസസ്ഥാപനങ്ങളിലും സാധാരണക്കാർക്കും പോഷകാഹാരത്തിന്
സ്പീക്കർ 2 ഒരു അഭാവവും ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മടെ തന്നെ സർക്കാർ മുന്നിട്ട് ഇറങ്ങിയിട്ട് പല പല പദ്ധതികൾ ആവഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മടെ രാജ്യം ഈ ഒരു കാര്യത്തിൽ ഇത്രയും വളർന്നിട്ടുള്ളത്
സ്പീക്കർ 2 അല്ലാണ്ട് കുറച്ചു മുന്നത്തെ കാലം വരെ നോക്കുവാണെങ്കില് കുറെ മരണങ്ങള് ഉണ്ടായിട്ടുള്ളതായി അറിയാൻ പറ്റിണത് നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല എന്നാൽ പോലും പക്ഷെ ഇപ്പോഴും നമ്മടെ പല സ്ഥലങ്ങളിലും പോഷകാഹാര കുറവുമൂലം പല രോഗങ്ങളും വരുന്നുണ്ട്

സ്പീക്കർ 1 നമ്മുടെ ഈ വിദ്യാലയങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ അങ്കണവാടികളിലും വിദ്യാലയങ്ങളിലും താങ്കൾ പറഞ്ഞതുപോലെ ഉച്ചയൂണ് സമ്പ്രദായം നിലവിലുണ്ട്. അത് സർക്കാർ വർഷങ്ങളായി ചെയ്തുവരുന്ന ഒരു കാര്യമാണ്.
സ്പീക്കർ 1 ഒരു കുട്ടി പോലും ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉറപ്പുവരുത്താനായിട്ട്
സ്പീക്കർ 1 പത്ത് അധ്യയന വർഷങ്ങളിലേയ്ക്കും, അധ്യയന വർഷം വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചയൂണ് ഉറപ്പാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പല സംസ്ഥാനങ്ങളിലും, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും
സ്പീക്കർ 1 കണ്ടുവരുന്നതാണ്. ഇത് വളരെയധികം വിദ്യാർഥികൾക്ക് പോഷണ, പോഷകാഹാരങ്ങൾ ഏഹ് എത്തിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. പല, പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും,
സ്പീക്കർ 1 മൂന്നുനേരം ഭക്ഷണം കഴിച്ചുജീവിക്കാൻ സാധിക്കാത്ത വിദ്യാർഥികൾ വരെ വിദ്യാലങ്ങളിലേക്ക് എത്തുന്നതോടെ അവർക്ക് പോഷകാഹാരം
സ്പീക്കർ 1 ലഭിക്കുകയാണ്. ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. അതുപോലെ എല്ലാ വിദ്യാർഥികൾക്കും അവർ സ്വന്തം കാലിൽ നില്ക്കാൻ പ്രാപ്തരാകുന്നതുവരെയെങ്കിലും ഭക്ഷണവും അതുപോലെതന്നെ വിദ്യാഭ്യാസവും
സ്പീക്കർ 1 സൗജന്യമായിതന്നെ കൊടുക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കുന്നു.

സ്പീക്കർ 2 ഭക്ഷണം ഈ വണ്ണമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതായത് ഭക്ഷണകാര്യങ്ങളില് ഒരു ശ്രദ്ധയും കൊടുക്കാതെ പല രോഗങ്ങളും വരുന്നു പിന്നെ നമുക്ക് ഇപ്പോ ഉണ്ടാകുന്ന പല ജീവിതശൈലി രോഗങ്ങളും
സ്പീക്കർ 2 നമുക്ക് കുറെയൊക്കെ നമ്മടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാ പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് വരണത് ഭക്ഷണകാര്യങ്ങൾ കറക്റ്റ് ശരിയായ രീതിയില് കഴിക്കാത്തത് കൊണ്ടാണ്
സ്പീക്കർ 2 പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാലയങ്ങളിൽ പോണതിന് മുന്നേ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ കുറേ ആൾകാർ പോകുന്നൊരു പ്രതീകം ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ആണേലും എന്റെ അനിയത്തിമാരൊക്കെ ആണെങ്കിലും

സ്പീക്കർ 2 ഭക്ഷണം കഴിക്കാനൊന്നും സമയം കൊടുക്കാതെ അത് ഭയങ്കര മോശമാണ് നമ്മൾ എല്ലാ മനുഷ്യരും രാത്രി ഇത്രയും സമയം കഴിക്കാതെ ഇരുന്നിട്ട് രാവിലെ എന്തായാലും നല്ല രീതിയില്
സ്പീക്കർ 2 ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത് അതുപോലെതന്നെ രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു പഴവർഗം എന്തെങ്കിലും ഉപയോഗിക്കാൻ കൂടി പറ്റുവാണെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമാണ്
സ്പീക്കർ 1 താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നത്തെ സമൂഹത്തിലെ, പ്രത്യകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണരീതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും,
സ്പീക്കർ 1 പലരും പുറമെനിന്നുള്ള ഭക്ഷണം ആണ് കൂടുതൽ താൽപ്പര്യപ്പെടുന്നത്. വീട്ടിലുണ്ടാക്കുന്ന പോഷകസമൃദ്ധമായ ആഹാരം വേണ്ടന്നുവച്ചിട്ട് അതിനുപകരം
സ്പീക്കർ 1 പുറം സ്ഥലങ്ങളിൽനിന്നും മറ്റുകടകളിൽ നിന്നുമെല്ലാം വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത വിദ്യാർഥികളുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അവരുടെ ആരോഗ്യത്തെ വലിയരീതിയിൽ തന്നെ
സ്പീക്കർ 1 ബാധിക്കുന്നുണ്ട്. ഈ അടുത്തുതന്നെ എന്റെ സുഹൃത്തിന് ഇതുപോലെ ഭക്ഷണരീതിയിലുള്ള നല്ല ഭക്ഷണരീതി, ഭക്ഷണരീതി പിന്തുടരാത്തതുമൂലം സംഭവിച്ചിട്ടുള്ള അസുഖങ്ങൾ കാരണം
സ്പീക്കർ 1 ഒരുപാടുനാൾ വൈദ്യാലയങ്ങളിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഏറ്റവും യുക്തമായ ഒരു രീതി എന്നു പറയുന്നത്
സ്പീക്കർ 1 നമ്മൾ പറ്റുന്നത്രയും നമ്മുടെ വീടുകളിൽത്തന്നെ തയ്യാറാക്കുന്ന പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെതന്നെ നമുക്ക് കാണാൻ സാധിക്കും പണ്ടുകാലത്തെ നമ്മുടെ
സ്പീക്കർ 1 പ്രാചീനമായ നമ്മുടെ ഭക്ഷണരീതികൾ, നമ്മുടെ പാരമ്പര്യമായി നമ്മൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിവരുന്ന ഭക്ഷണരീതികൾ പലരും ഒഴിവാക്കി
സ്പീക്കർ 1 പശ്ചാത്യസംസ്കാരത്തിൽനിന്നും എടുത്തിട്ടുള്ള കുറെ ഭക്ഷണരീതികളിലേക്ക് ചേക്കേറുന്ന രീതി. ഇത് ഒട്ടും, വളരെയാധികം
സ്പീക്കർ 1 ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. കാരണം നമ്മുടെ പ്രാചീനമായ ഭക്ഷരീതി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായ ഭക്ഷണരീതി എന്നു പറയുമ്പോൾ
സ്പീക്കർ 1 പഴവർഗങ്ങളുടെയും അതുപോലെതന്നെ സസ്യാഹാരങ്ങളുടെയും എല്ലാ, അതുപോലെതന്നെ മൽസ്യമാംസാദികളുടെയും ഒരു മിശ്രിതമാണ്. വേണ്ടരീതിയിൽ വേണ്ട അളവിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭക്ഷണരീതി ആയിരുന്നു
സ്പീക്കർ 1 എന്നാൽ ഇന്ന് നമ്മൾ, നമ്മുടെ യുവത, യുവതലമുറ സസ്യാഹാരങ്ങളും അതുപോലെതന്നെ പോഷകാഹാരങ്ങളും ഫലവർഗങ്ങളുമെല്ലാം
സ്പീക്കർ 1 ഒരുപരിധിവരെ ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നാണ് എന്റെ ഒരു നിഗമനം.

സ്പീക്കർ 2 പൈസയൊക്കെ ചെലവാകിണ്ട് ശരിക്കുമൊരു കണക്കൊക്കെ എടുത്തുനോക്കിയാൽ മനസ്സിലാകും ഇപ്പൊ നമ്മള് വീട്ടീന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കില് കൊറേ പൈസ ലാഭിക്കാം ഇപ്പൊ ഒരു കുടുംബത്തില്
സ്പീക്കർ 2 നാലോ അഞ്ചോ അംഗങ്ങൾ ഒരു ശരാശരി ഒരു കുടുംബത്തിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഇതിൽ പലരും എല്ലാ സമയും പുറത്തുന്നു കഴിക്കുന്നതിന് പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് അതും ഭക്ഷണ പദാർത്ഥങ്ങൾ
സ്പീക്കർ 2 പാചകം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതല് നല്ലത് അപ്പൊ നമ്മള് ഭക്ഷണശാലകളിൽ പോയി കഴിക്കുമ്പോ മണിക്കൂറുകളായി പാചകം ചെയ്തുവെച്ച ഭക്ഷണപദാര്ഥങ്ങളൊക്കെ ആയിരിക്കും
സ്പീക്കർ 2 ചിലപ്പോ നമുക്ക് തരുന്നുണ്ടാവ നമ്മൾ ഈ പണം കൊടുത്ത് നമ്മൾ വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും പെട്ടെന്നുള്ള നല്ല ഭക്ഷണമായിരിക്കില്ല അപ്പൊ അതൊരു കാര്യമുണ്ട് പിന്നെ ഈ പറഞ്ഞത്
സ്പീക്കർ 2 പോലെ തന്നെ പലതരം ഭക്ഷണം കഴിച്ചിട്ട് രോഗങ്ങൾ വന്നിട്ട് ആശുപത്രീകളില് പോവണ സ്ഥിതി കൂടുതലായി കൂടുതലായി വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് സൂക്ഷിക്കണം അതുപോലെ എല്ലാരും കൂടെ അങ്ങനെ
സ്പീക്കർ 2 ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്തത് കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ പയ്യെ ഒരു ഭാഗത്ത് നിന്നുള്ള പൈസ കുറേ ലാഭിക്കാം എന്നിട്ട് അതിനു നമുക്ക് കുറെ പഴങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് ഈ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ രക്ഷിതാക്കൾ പഴവർഗങ്ങൾ കൊടുത്തു
സ്പീക്കർ 2 കഴിപ്പിച്ചു ശീലിപ്പിച്ചാൽ മാത്രമേ അവര് പിന്നീടും കഴിക്കുള്ളു ഇനി ഇതൊക്കെ അച്ഛനും അമ്മയും എപ്പോഴും പഴവർഗങ്ങൾ കഴിക്കാ എപ്പോഴും ഒരു പഴവർഗം രതിയായാലും രാവിലെ ആയാലും കഴിക്കാൻ
സ്പീക്കർ 2 നിര്ബന്ധിച്ചതുകൊണ്ടുതന്നെ ഇപ്പോഴും എനിക്ക് പഴവര്ഗങ്ങള് കഴിക്കാൻ ഇഷ്ടാ പക്ഷേ എന്റെ പല സുഹൃത്തുക്കൾക്കും പഴവർഗങ്ങൾ കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊരു അവസ്ഥയുണ്ട് പിന്നെ ഈ പഴവര്ഗങ്ങള് ജ്യൂസ് ഒക്കെ ഇലയിൽ ഇങ്ങനെ
സ്പീക്കർ 2 പാനീയങ്ങൾ ആക്കി കുടിക്കുമ്പോ പഞ്ചസാര ഒഴിവാക്കുവാണെങ്കിൽ നല്ലതാണെന്ന് നമ്മളെ ആരോഗ്യത്തിന് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്
സ്പീക്കർ 1 അതെ. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ,
സ്പീക്കർ 1 ശരീര സൗന്ദര്യ മത്സരങ്ങൾ, അതുപോലെതന്നെ മറ്റു കായികാഭ്യാസങ്ങൾ, അതുപോലെ യോഗ, തുടങ്ങിയ അഭ്യാസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ
സ്പീക്കർ 1 അവര് ചെയ്യുന്ന വ്യായാമത്തോടൊപ്പം അവരുടെ ഭക്ഷണരീതിയും വലിയ രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അവരുടെ തടി കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ അമിത വണ്ണം കുറയ്ക്കുവാൻ ആയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള വ്യായാമം ചെയ്താൽ മാത്രം മതിയെന്ന്.

സ്പീക്കർ 1 എന്നാൽ മാത്രമാണ് നമ്മുടെ ചെയ്യുന്ന വ്യായാമത്തിന് തക്കതായ ഫലം നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കൂ. അതുകൊണ്ടുതന്നെ എല്ലാ കായികാഭ്യാസത്തിലും ഏർപ്പെ, എല്ലാത്തരം കായികാഭ്യാസത്തിലും ഏർപ്പെടുന്ന

സ്പീക്കർ 1 ഭക്ഷണരീതി ക്രമീകരിക്കാൻ ആയിരിക്കും. അത് വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ്. അത് വലിയൊരു വ്യത്യാസമാണ് അവരുടെ ശരീരത്തിലും, അവരുടെ ജീവിതശൈലിയിലും ഉണ്ടാക്കുന്നത്.
സ്പീക്കർ 1 വേണ്ട രീതിയിലുള്ള ഒരു അച്ചടക്കം, അവരുടെ ശരീ, ജീവിതത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണ രീതിക്ക് സാധിക്കും ഒരു പരിധിവരെ.
സ്പീക്കർ 2 അതെ അങ്ങനെ ഒരു സഹോയത്തോടെ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല മാറ്റം കാണുന്നുണ്ട് ട്ടോ രോഗങ്ങൾ വരാതിരിക്കാൻ ഇപ്പൊ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ആശുപത്രി ചെലവ് ഒഴിവാക്കാം
സ്പീക്കർ 2 കുറേ ഒട്ടനവധി ഗുണങ്ങളാണ് നമുക്ക് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് നമ്മൾ വിദ്യാലയത്തിൽ തന്നെ നല്ല രീതിക്ക് ബോധവൽക്കരണം തുടങ്ങണം ഇതിനെ പറ്റി എങ്ങനെ ഭക്ഷണം കഴിക്കാം വിദ്യാലയങ്ങളിലേക്ക് ഇപ്പൊ പാല്
സ്പീക്കർ 2 മുട്ട ഒക്കെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവര് ചെറുപ്പത്തിലേ നല്ല ബുദ്ധിയുടെ കാര്യത്തിൽ ആയാലും കായിക ശക്തിയുടെ കാര്യത്തിൽ ആയാലും എല്ലാ തരത്തിലും നല്ലരീതിക്ക് ഇപ്പൊ പെൺകുട്ടികളൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോ
സ്പീക്കർ 2 പലപ്പോഴും അവർക്ക് പിന്നീട് പലകാര്യങ്ങളില് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് കാണുന്നുണ്ട് അവരു നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ് അവര് ചെയ്യുന്നത് ഒന്നല്ല രാവിലെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ പക്ഷെ അത് തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുമ്പോ
സ്പീക്കർ 2 പിന്നീട അവർക്ക് പല പല രോഗങ്ങളും എന്തെല്ലോമായ പ്രശ്ങ്ങളും വരുന്നുണ്ട് എല്ലാവര്ക്കും അതെ പെൺപിള്ളേർക്ക് മാത്രമായി ചില പ്രശ്നങ്ങളും കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും
സ്പീക്കർ 2 നല്ല രീതിക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായാലും നമ്മള് വീട്ടീന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല മസാലകളായിരിക്കും ഉപയോഗിക്ക നമ്മള് പുറത്തുപോണ സമയത്ത് പല നമുക്ക്
സ്പീക്കർ 2 ശരീരത്തിന് മോശം രീതിയിൽ വരുന്ന പല രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവര് കൂടുതലും മധുരം ഉണ്ടാക്കുന്നതും ഭക്ഷണത്തിന് നിറം കൊടുക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങള് അവര് ഭക്ഷണശാലകളിൽ ചെയ്യുന്നുണ്ട്
സ്പീക്കർ 2 നമുക്ക് നമ്മുടെ വീട്ടിൽ പാചകം ചെയ്തത് കഴിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ നമ്മള് ബോധവത്കരിക്കാൻ നമ്മൾ പരമാവധി നോക്കണം
സ്പീക്കർ 2 അതുപോലെ ഇലക്കറികൾ കഴിക്കാനായിട്ട് ഒക്കെ നമ്മൾ ഒരേടുത്തു പറയണം അപ്പൊ നമ്മുടെ രാജ്യം ഇനി ഭക്ഷണകാര്യത്തിന് കുറേക്കൂടെ നന്നാവാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
സ്പീക്കർ 1 തീർച്ചയായും അതെ. നമ്മൾ എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടു വന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെ ഇന്നത്തെ യുവതലമുറയുടെ മേൽ ഉണ്ടാക്കുമെന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത്.
സ്പീക്കർ 1 എന്തായാലും വേണ്ട രീതിയിലുള്ള ഭക്ഷണരീതിയും കാര്യങ്ങളുമെല്ലാം പിന്തുടരുവാനായിട്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക്

സ്പീക്കർ 1 അതിനുള്ള ഒരു താൽപര്യവും വേണ്ട രീതിയിലുള്ള ഒരു പ്രചോദനവും വീട്ടുകാരും അതുപോലെതന്നെ സുഹൃത്തുക്കളായ നമ്മളും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നു തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും.
സ്പീക്കർ 1 അത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നാണ്